സി C ലെ അറേയ്സ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് എന്താണ് അറേ
arrayയുടെ ഡിക്ലറേഷൻ
arrayയുടെ ഇനിഷ്യലൈസേഷൻ
ചില ഉദാഹരണങ്ങൾ ചില സ്വാഭാവികമായ തെറ്റുകളും അവ തിരുത്തുന്നതും
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 1104 ജിസിസി g കമ്പൈലർ വെർഷൻ 461
Arrayയുടെ ആമുഖത്തോടെ തുടങ്ങാം
ഒരേ ഡേറ്റ ടൈപ്പിലുള്ള ഡേറ്റകളുടെ അല്ലെങ്കിൽ elementsന്റെ ശേഖരമാണ് അറേ
അറേ ഇൻഡക്സ് 0ത്തിൽ നിന്ന് തുടങ്ങുന്നു
ആദ്യത്തെ എലിമെന്റ് ഇൻഡെക്സ് 0ത്തിൽ സൂക്ഷിക്കുന്നു
മൂന്ന് തരത്തിലുള്ള അറേയ്സ് ഉണ്ട്
സിംഗിൾ ഡൈമെൻഷണൽ അറേ ട്വോ ഡൈമെൻഷണൽ അറേ multi ഡൈമെൻഷണൽ അറേ
ഇവിടെ പഠിക്കുന്നത് സിംഗിൾ ഡൈമെൻഷണൽ അറേ
സിംഗിൾ ഡൈമെൻഷണൽ അറേ എങ്ങനെ ഡിക്ലയർ ചെയ്യാമെന്ന് നോക്കാം
ഇതിന്റെ ഘടന data ടൈപ്പ് അറേ യുടെ പേര് സൈസ് ഉദാഹരണമായി 5 എലിമെന്റ്സ് ഉള്ള സ്റ്റാർ എന്ന ഒരു ഇന്റഗർ അറേ ഡിക്ലയർ ചെയ്യുന്നു
അറേ ഇൻഡെക്സ് സ്റ്റാർ 0 മുതൽ സ്റ്റാർ 4 വരെയാണ്
ഒരു arrayയുടെ ഡിക്ലറേഷൻ മനസിലാക്കി
ഇപ്പോൾ നമുക്ക് അറേ ഇനിഷ്യലൈസ് ചെയ്യുന്നത് നോക്കാം
ഇതിന്റെ ഘടന data ടൈപ്പ് അറേയുടെ പേര് സൈസ് സമം എലിമെന്റ്സ് ഉദാഹരണമായി സൈസ് 3 ഉള്ള സ്റ്റാർ എന്ന ഇന്റർജർ അറേ ഡിക്ലയർ ചെയ്യുന്നു
ഇതിന്റെ എലിമെന്റ്സ് 1 2 3
ഇവിടെ ഇൻഡെക്സ് സ്റ്റാർ 0 മുതൽ സ്റ്റാർ 2വരെ ആണ്
ഉദാഹരണത്തിലേക്ക് പോകാം പ്രോഗ്രാം നേരത്തെ എഡിറ്ററിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്
അത് തുറക്കട്ടെ
നമ്മുടെ ഫയലിന്റെ പേര് arrayസി ഈ പ്രോഗ്രാമിൽ ഒരു arrayയിലെ elementsന്റെ തുക കാണുന്നു
കോഡ് വിശദീകരിക്കാം
ഇത് നമ്മുടെ ഹെഡർ ഫയൽ
ഇത് മെയിൻ ഫങ്ഷൻ
ഇവിടെ സൈസ് 3 ഉള്ള അറേ സ്റ്റാർ ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യുന്നു
arrayയുടെ എലിമെന്റ്സ് 4 5 6
എന്നിട്ട് ഇന്റഗർ വേരിയബിൾ ആയ സും ഡിക്ലെയർ ചെയ്യുന്നു
ഇവിടെ arrayയുടെ elementsന്റെ തുക കണ്ടിട്ട് sumൽ സൂക്ഷിക്കുന്നു
ശ്രദ്ധിക്കുക ഇൻഡെക്സ് 0ൽ 4 ഉം ഇൻഡെക്സ് 1ൽ 5 ഉം ഇൻഡെക്സ് 2ൽ 6 ഉം സൂക്ഷിക്കുന്നു
എന്നിട്ട് തുക പ്രിന്റ് ചെയ്യുന്നു
ഇത് റിട്ടർൻ സ്റ്റേറ്റ്മെന്റ്
സേവ് ക്ലിക്ക് ചെയ്യുക
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം
Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ വിൻഡോ തുറക്കുന്നു
കംപൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് അറേ ഡോട്ട് c സ്പേസ് ഹൈപ്പൻ o സ്പേസ് അറേ ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാൻ ഡോട്ട് സ്ലാഷ് അറേ ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
ഔട്ട്പുട്ട് ഇങ്ങനെ കാണുന്നു തെ സും ഐഎസ് 15
നമുക്ക് സ്വാഭാവികമായി സംഭവിക്കുന്ന ചില തെറ്റുകൾ നോക്കാം
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം
ഇവിടെ നാലാമത്തെ വരിയിൽ കർലി ബ്രാക്കറ്റുകൾ നീക്കം ചെയ്യുന്നു
സേവ് ക്ലിക്ക് ചെയ്യുക
എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം
ടെർമിനലിലേക്ക് തിരിച്ച് വരിക
നേരത്തേത് പോലെ കംപൈൽ ചെയ്യുക
ഈ എറർ കാണാം
ഇൻവാലിഡ് ഇനിഷ്യലൈസർ
എക്സ്പെക്ടഡ് ഐഡന്റിഫയർ ഓർ ബ്രാക്കറ്റ് ബിഫോർ ന്യൂമറിക്ക് കോൺസ്റ്റന്റ്
ഇതെന്തന്നാൽ അറേയ്സ് ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ കർലി ബ്രാക്കറ്റ് ഉപയോഗിക്കണം
പ്രോഗ്രാമിലേക്ക് തിരിച്ച് വന്ന് തെറ്റ് തിരുത്തുക
നാലാമത്തെ വരിയിൽ കർലി ബ്രാക്കറ്റ് ഇടുക
സേവ് ക്ലിക്ക് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യട്ടെ ടെർമിനലിലേക്ക് തിരികെ വരുക
നേരത്തേത് പോലെ കംപൈലും എക്സിക്യൂട്ടും ചെയ്യുക
ഇത് പ്രവർത്തിക്കുന്നു
ഇതേ പ്രോഗ്രാം Cൽ എക്സിക്യൂട്ട് ചെയ്യാം
പ്രോഗ്രാമിലേക്ക് തിരിച്ച് വരുക
ഇവിടെ ചില മാറ്റങ്ങൾ വരുത്തുന്നു
Shift Ctrl S ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ തുറക്കുന്നു
ഡോട്ട് സിപിപി എക്സ്റ്റൻഷനോടെ ഫയൽ സേവ് ചെയ്യുന്നു
ഹെഡർ ഫയൽ അയോസ്ട്രീം എന്ന് മാറ്റുക
യൂസിങ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക
Cലും arrayയുടെ initializationനും declarationനും ഇത് പോലെയാണ്
അതിനാൽ ഇവിടെ ഒരു മാറ്റവും വരുത്തേണ്ട
പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റിന് പകരം കൌട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക
ഫോർമാറ്റ് സ്പെസിഫയർ ബാക്ക് സ്ലാഷ് ന് കോമ്മ എന്നിവ നീക്കം ചെയ്ത് രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ കൊടുക്കുക
ഇവിടെ നിന്ന് ബ്രാക്കറ്റ് നീക്കം ചെയ്യുക വീണ്ടും രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ കൊടുത്ത് ഡബിൾ quotesനുള്ളിൽ ബാക്ക് സ്ലാഷ് n ടൈപ്പ് ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യട്ടെ ടെർമിനലിലേക്ക് തിരിച്ച് വരുക
കംപൈൽ ചെയ്യാൻ g സ്പേസ് അറേ ഡോട്ട് സിപിപി സ്പേസ് ഹൈപ്പൻ o സ്പേസ് അറേ1
ടൈപ്പ് ചെയ്യുക
അരായ് ഡോട്ട് cഫയലിലെ ഔട്ട്പുട്ട് പാരാമീറ്റർ ആയ അറേ നീക്കം ചെയ്യപ്പെടാതെയിരിക്കാൻ ഇവിടെ അറേ 1 ഉപയോഗിച്ചു
എന്റർ കൊടുക്കുക
എക്സിക്യൂട്ട് ചെയ്യാൻ ഡോട്ട് സ്ലാഷ് അറേ1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
ഔട്ട്പുട്ട് തെ സും ഐഎസ് 15 എന്ന് കാണുന്നു
ഇത് നമ്മുടെ C കോഡിന് സമാനമാണ്
നമുക്ക് സംഭവിക്കാനിടയുള്ള ഒരു എറർ നോക്കാം
പോഗ്രമിലേക്ക് തിരികെ വരാം
ഇവിടെ ഏഴാമത്തെ വരിയിൽ star1 star2 star3 എന്ന് ടൈപ്പ് ചെയ്യുന്നു
സേവ് ക്ലിക്ക് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യട്ടെ പ്രോഗ്രാമിലേക്ക് തിരികെ വരിക
പ്രോംപ്റ്റ് വൃത്തിയാക്കാം
നേരത്തേത് പോലെ കംപൈൽ ചെയ്യുക
നേരത്തേത് പോലെ എക്സിക്യൂട്ട് ചെയ്യുക
നമുക്ക് അപ്രതീക്ഷിതമായ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു
ഇതെന്തന്നാൽ അറേ ഇൻഡെക്സ് തുടങ്ങുന്നത് പൂജ്യത്തിൽ ആണ്
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക
ഇവിടെ അറേ ഇൻഡെക്സ് ഒന്നിൽ തുടങ്ങിയത് കാണാം
അത് കൊണ്ടാണ് എറർ ഉണ്ടായത് ഇത് തിരുത്താം
പൂജ്യം ഒന്ന് രണ്ട് ടൈപ്പ് ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യട്ടെ
ടെർമിനലിലേക്ക് തിരിച്ച് വരിക
നേരത്തേത് പോലെ കംപൈലും എക്സിക്യൂട്ടും ചെയ്യുക
ഇത് പ്രവർത്തിക്കുന്നു
ഇപ്പോൾ സ്ലൈഡിലേക്ക് പോകാം
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് അറേയ്സ്
സിംഗിൾ ഡൈമെൻഷണൽ അറേയ്സ് ന്റെ ഡിക്ലറേഷൻ
സിംഗിൾ ഡൈമെൻഷണൽ Arraysന്റെ ഇനിഷ്യലൈയേസേഷൻ
ഉദാഹരണം ഇന്റ് star34 5 6 അറേ യുടെ എലിമെന്റ്സ് കൂട്ടുന്നത് ഉദാഹരണം സും ഐഎസ് ഇക്വൽ ടോ സ്റ്റാർ 0 പ്ലസ് സ്റ്റാർ 1 പ്ലസ് സ്റ്റാർ 2 ഒരു അസ്സൈന്മെന്റ് arrayയിൽ സൂക്ഷിച്ചിട്ടുള്ള elementsന്റെ വ്യത്യാസം കാണുന്നതിനുള്ള ഒരു പ്രോഗ്രാം എഴുതുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി